B എന്ന് പറയുന്നത് end കൾക്കും ഇടയിൽ ഒരു potential difference ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ regular ആയിട്ട് ഒരു charge flow എന്ത് ചെയ്യത്തുള്ളൂ നടക്കത്തുള്ളൂ. അപ്പോ A ക്കും B ക്കും ഇടയില് A ന്നു പറയുന്ന point നും B എന്ന് പറയുന്ന point നും ഇടയിലൊരു potential difference create ചെയ്യാൻവേണ്ടിയിട്ടാണ് നമ്മള് ഇവിടെ എന്തിനെ connect ചെയ്യുന്നത്? ഒരു cell നെ connect ചെയ്യുന്നത്. okay, അങ്ങനത്തെ ഒരു cell നെ connect ചെയ്യുമ്പോ ഈ conductor ന് അകത്ത് irregular ആയിട്ട് move ചെയ്തുകൊണ്ടിരുന്ന electron കൾ, irregular ആയിരുന്നവ പല direction ല് ഓടിക്കൊണ്ടിരുന്ന electron കൾ എല്ലാംകൂടി എന്തുചെയ്യാൻ തുടങ്ങും? ഒരേ direction ൽ move ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോ current വന്നത് ഇവിടുന്നല്ല.

Energy കൊടുക്കുന്നതാരാണ്? cell ആണ്. അപ്പം ഓർക്കണ്ട കാര്യമിതാണ് Cell circuit ല് connect ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ച് കഴിഞ്ഞാല് To maintain a potential difference. ഒരു potential difference maintain ചെയ്യാൻവേണ്ട~വേണ്ടിയാണ്. നമ്മള് circuit ല് ആരെ connect ചെയ്യുന്നത്? ഒരു cell നെ connect ചെയ്യുന്നത്. ഓർത്തുവെച്ചിരിക്കുക important point ആണ് ഞാൻ potential difference ന്റെ കൂടെ പറയണ്ടതായിരുന്നു. പറയാൻ വിട്ടുപോയതാണ്. ഇവിടെ ഓർത്തുവെച്ചിരിക്കുക. അതായത് ഒരു circuit ല് ആവശ്യമായിട്ടുള്ള Potential difference maintain ചെയ്യാൻ അല്ലെങ്കിൽ രണ്ട് ബി point കൾക്കിടയില് ഒരു potential difference maintain ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് എന്തിനെ circuit ല് connect ചെയ്യുന്നത്? ഒരു cell നെ circuit ല് connect ചെയ്യുന്നത്. ഈ point ഒന്ന് mark ചെയ്ത് പഠിച്ചോളുക. To maintain a potential difference, The cell is used to maintain a potential difference. ഇനി ഓർക്കണ്ട മറ്റൊരു കാര്യം. നമ്മുടെ കൈയിൽ ഇരിക്കുന്ന cell ന്റെ potential difference six volt ആണെന്ന് കരുതുക. നമ്മളുപയോഗിക്കുന്ന cell ന്റെ potential എത്രാണെന്ന് കരുതുക, ഒരു six volt potential ആണെന്ന് കരുതുക. എന്താണ് ഈ six volt potential ന്നു പറഞ്ഞാൽ mean ചെയ്യുന്നത്? അതിന്റെ meaning ഇത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു. Potential difference എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് Potential difference? ഒരു Coulomb charge നെ move ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള Work done, ഒരു coulomb charge നെ move ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള Work done. അപ്പോ ഈ cell ന്റെ potential six volt ആണ് എന്നുപറഞ്ഞാൽ അതിൻറെ അർത്ഥം ഈ cell ഈ circuit ന്റെ ഒരു coulomb charge നെ flow ചെയ്യിക്കാൻ, ഒരു coulomb charge നെ flow ചെയ്യിക്കാൻ six Joule energy കൊടുക്കും എന്നാണ്.

Six Joule of energies വെച്ച് കൊടുക്കും. ഇപ്പോ നമ്മളെടുക്കുന്ന cell ന്റെ potential twelve volt എന്നായിരുന്നുവെങ്കിൽ അതിന്റെ meaning ഓരോ coulomb charge നും എത്ര energy വെച്ച് കൊടുക്കുന്നാണ്? Twelve Joule energy വെച്ച് കൊടുക്കുമെന്നാണ്. Twelve

അതാണ് അതിന്റെ meaning. അപ്പോ അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക രണ്ട് കാര്യങ്ങൾ ആണ് പറഞ്ഞത് പിന്നെ text ന് അകത്ത് രണ്ട് questions അതിൽ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് പറഞ്ഞതാണ്. എന്താണ്? ഒന്ന് ഒരു circuit ലെ potential difference maintain ചെയ്യാൻവേണ്ടിയിട്ടാണ് നമ്മള് cell നെ connect ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഒരു cell ന്റെ potential six volt ആണെന്ന് പറഞ്ഞാൽ അതിന്റെ meaning അത് ആ circuit ലെ ഒരു coulomb charge ന് എത്ര Joule energy കൊടുക്കും? Six Joule of energies provide ചെയ്യും. Okay. അപ്പോ ഇതാണ് cell ന്റെ കാര്യം എന്നു പറയുന്നത്. അപ്പോ just ഒന്ന് ഓർത്തുവെച്ചിരിക്കുക എന്താണ് cell എന്നുള്ള കാര്യം. അപ്പോ നമുക്ക് തിരിച്ചു വരാം നമ്മള് cell നെ represent ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. Large line ന്ന് പറയുന്നത് എന്താണ്? positive terminal ഉം small line ന്ന് പറയുന്നത് എന്തുവാണ്? Negative terminal ഉം ആണ്. Next ഒരു Battery എങ്ങനെ represent ചെയ്യുന്നാണ്? Battery അപ്പോ എന്താണ് ഈ പറയുന്ന cell ഉം battery ഉം തമ്മിലുള്ള വ്യത്യാസം? നമ്മള് ഒര് ഒരെണ്ണം അതിനെയാണ് നമ്മള് cell ന്ന് പറയുന്നത്. ഒന്നിൽകൂടുതൽ cell ചേരുന്നതിനെയായാണ്, combination of cells നെയാണ് നമ്മള് എന്തെന്ന് വിളിക്കുന്നത്, Battery ന്ന് വിളിക്കുന്നത്. അതായത് ഇതാ ഇത് ഒരു cell ആണ്. ഇത് battery ന്റെ, positive terminal ഇത് negative terminal.

അതായത് ഒന്നിൽ കൂടുതൽ cell കൾ combine ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് battery. ഒരെണ്ണവേ ഉള്ളെങ്കിൽ അത് cell ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതെന്താണ്? Battery. ഒന്നുകിൽ ഇതിനെ ഇങ്ങനെ represent ചെയ്യാം. ഇങ്ങനെയാണ് text ല് പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ദാ ഇങ്ങനെയും represent ചെയ്യാം Positive negative വീണ്ടും Positive negative, positive negative, okay. ഇതും മൂന്ന് cell ആണ് ഇതും മൂന്ന് cell ആണ് That means ഇത് മൂന്ന് cell ഉള്ള ഒരു battery ഇത് മൂന്ന് cell ഉള്ള ഒരു battery. രണ്ടു രീതിയിലും നമുക്ക് represent ചെയ്യാം Okay. അടുത്തത് switches ന്റെ case ആണ്. Switch, Switch നെ നമ്മള് represent ചെയ്യുന്നത് ദാ ഇങ്ങനാണ്. ഇതാണ് നമ്മുടെ switch ന്റെ symbol ന്ന് പറയുന്നത്. ഈ switch എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് open switch ആണ് അതായത് നമ്മുടെ off stage ആണ്, off stage. Switch എന്ത് ചെയ്തേക്കുവാണ്? Off ചെയ്തേക്കുവാണ്. അതിനെ നമ്മള് open stage ന്ന് പറയുന്നത്. ഇനി Switch closed ആകും അല്ലെങ്കിൽ Switch നെ ON ചെയ്യന്നൂന്ന് പറഞ്ഞാൽ ദേ ഇതാണ് Closed stage. ദാ ഇതിൻറെ നടുക്ക് കൊണ്ടൊരു dot ഇടുക. അപ്പോ open എന്ന് പറഞ്ഞാൽ switch എന്തെന്നാണ് off ന്നാണ് Closed എന്ന് പറഞ്ഞാൽ Switch എന്തെന്നാണ്? ON എന്നാണ്. നമ്മള് Switch ON ചെയ്യുന്നു അതിനെയാണ് Closed Switch എന്ന് പറയുന്നത്. Switch Off ചെയ്തിരിക്കയാണ്, അതിനെയാണ് നമ്മള് Open Switch ന്ന് പറയുന്നത്. Open Switch ന്ന് പറഞ്ഞാൽ circuit എന്ത് ചെയ്യുന്നില്ല? complete ആയിട്ടില്ല. അപ്പോ continuous അല്ല closed അല്ല. അല്ലേ Continuous ആവാൻ വേണ്ടി closed path വേണം. Circuit Closed അല്ല Closed അല്ലാത്തതുകൊണ്ട് current flow ചെയ്യത്തില്ല. അതാണ് Open എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് Off stage. ഇതെന്ന് പറയുന്നത് Closed, ON stage okay. അപ്പോ ഇതാണ് എന്ത്? Cell ന്റെ representation അപ്പോ cell ആയി Battery ആയി Switches ആയി. ഇനി നമ്മള് wires, connecting wires. ഇപ്പോ രണ്ട്‌ wire കൾ തമ്മിൽ കൂടിച്ചേരുന്നുണ്ട് എന്ന് കരുതുക അതായത് നമ്മള് ഒരു circuit ന് വരയ്ക്കുന്ന സമയത്ത് രണ്ട്‌ wire കൾ തമ്മിൽ കൂടിച്ചേരുന്നുണ്ട്. അപ്പം ആഹ് joining of, joint of wires. Wires ന്റെ joining. Wires join ചെയ്യുന്നത് വരക്കുന്നത് എങ്ങനാന്ന് ഈ ഒരു Wire വരുന്നുണ്ട് ഈ Wire ലേക്ക് ദാ ഇവിടുന്നൊരു Wire വന്ന് കൂടിച്ചേരുന്നു. ഈ രണ്ട് Wire കൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? വീണ്ടും അങ്ങോട്ട് travel ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു Wire ലേക്ക് ഇത് വന്ന് join ചെയ്തിരിക്കയാണ്. ഇതാണ് എന്ത്? Joint wires എന്ന് പറയണത്. Wires ന്റെ joining വരക്കുന്നത് ഇങ്ങനാണ്. Joint wires. okay, Next നമ്മള് discuss ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ Joining നടക്കാത്ത case ആണ്. Okay, Wires crossing wires crossing without joining. Without joining പരസ്‌പരം എന്ത് ചെയ്യുന്നില്ല Join ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ദാ ഇവിടുന്നൊരു wire വരുന്നുണ്ട് ഇവിടുന്നൊരു wire പോകുന്നുണ്ട് ഇവ തമ്മില് connection ഇല്ല. അപ്പോ എങ്ങനെ വരക്കും? ദാ ഇങ്ങനെ Okay. ഇതിന്റെ meaning ഇത് ഒരു wire ആണ്. ഇത് അടുത്ത wires ആണ്. ഈ രണ്ട് wires തമ്മിൽ connection ഇല്ല. ഇവിടുത്തെ case ൽ എന്താണ്? ഈ wire ഉം ഈ wire ഉം കൂടെ എന്താണ്? Connected ആണ്. Okay. ഇതൊക്കെ നമുക്ക് വല്ല്യ importance ഉള്ള കാര്യമൊന്നുമല്ല Just ഒന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളെ ഉള്ളൂ. അടുത്തതാണ് Electric bulb ന്ന് പറയുന്നത്. Electric Bulb. Electric Bulb നെ നമ്മള് represent ചെയ്യുന്നത് എങ്ങനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾക്ക് വരച്ചു കാണിച്ചുതന്നിരുന്നു, ദാ ഇതാണ്. ആ round ഇട്ടില്ലേലും കുഴപ്പമില്ല ചിലപ്പോ round ഇടാറില്ല ആ circle ഉം കൂടി ഇട്ടാൽ അത്രയും നല്ലത്. Electric Bulb ന്റെ symbol ണത്. Electric Bulb. അടുത്തത് എന്താണെന്ന് നമ്മള് പഠിച്ചില്ല. നമ്മള് Ohm's Law പഠിക്കുമ്പോ പഠിക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മള് ആ symbol ഇവിടങ്ങ് പറയാണ് Resistance എന്ന് പറയും. എന്താണ്? Resistance നമ്മള് Resistance നെ represent ചെയ്യുന്നത് ദാ ഇങ്ങനാണ്. നമ്മള് Resistance എന്താണെന്ന് പഠിച്ചിട്ടില്ല. അത് ഞാൻ അടുത്ത topic ല് പഠിപ്പിക്കാം. Ohm's Law പറയുമ്പോ മനസ്സിലാവും അന്നേരം നിങ്ങളീ Symbol നെ കുറിച്ച് ഓർത്താ മതി. ഇത് resistance ന്റെ symbol ണ് ഇത്. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ ഓർത്തുവെച്ചിരിക്കുക Variable Resistance. Variable Resistance അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട്, Rheostat. Variable Resistance അല്ലെങ്കിൽ Rheostat. അതിനെ നമ്മള് represent ചെയ്യുന്നത് Variable Resistance ആയിട്ട് ആദ്യമേ ഒരു Resistance വരക്ക.

ഇതാണ് എന്തെന്ന് പറയുന്നത് Rheostat ന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിലും എങ്ങനെ വരക്കാറുണ്ട്? Rheostat നെ represent ചെയ്യാറായിട്ടുണ്ട്. അടുത്ത നമ്മള് already പഠിച്ച് കഴിഞ്ഞു. ഒന്ന് ammeter അതായത് circuit ലെ ammeter നെ represent ചെയ്യുന്നത് A ഇട്ട് ഒരു circle വരച്ചാൽ മതി. അപ്പോ Ammeter ആയി. Then last Voltmeter. Voltmeter നെ നമ്മള് express ചെയ്യുന്നത് V ഇട്ട് എന്ത് ചെയ്‌താൽ മതി ഒരു circle ഇട്ട് വരച്ചാൽ മതി. അപ്പോ ഇതാണ് Symbol കൾ എന്ന് പറയുന്നത്. അപ്പോ ഈ Symbol കൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിന്ന് circuit diagram എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. Next നമുക്ക് ഈ chapter ല് പഠിക്കാനുള്ളത് Ohm's Law യെ കുറിച്ചാണ്. വളരെ important ആയിട്ടുള്ള ഒന്നാണ് Ohm's Law ന്ന് പറയുന്നത് കാരണം Electric Current നെ കുറിച്ച് അല്ലെങ്കിൽ കര~ Electricity യെ കുറിച്ച് എത്രനാള് പഠിച്ചാലും എല്ലാസ്ഥലത്തും നമുക്ക് apply ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് Ohm's Law ന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങളില് Okay. വളരെ important ആയിട്ടുള്ള topic ആണ് Ohm's Law. അപ്പോ Ohm's Law എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ പഠിച്ച Potential difference ഉം കഴിഞ്ഞ class ൽ പഠിച്ച Electric current ഉം തമ്മിലുള്ള ഒരു relation, അവർ തമ്മിലെന്തെങ്കിലും relation ഉണ്ടോ? ആ relation നെയാണ് നമ്മള് Ohm's Law ൽ discuss ചെയ്യുന്നത്. okay. അപ്പോ നമുക്ക് Ohm's Law യെ കുറിച്ച് next class ല് discuss ചെയ്യാം. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണൂന്ന് കരുതുന്നു. എന്തെങ്കിലും doubt ഉണ്ടെങ്കില് എന്ത് ചെയ്‌ക? ചോദിച്ചാൽ മതി ഒന്ന് rewind ചെയ്ത് നോക്കിയാൽ doubts ഒന്നും കൂടൊന്ന് clarif~clarity കിട്ടും. അപ്പോ okay ആണെന്ന് കരുതുന്നു. അപ്പോ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. doubts ന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോ എന്തെങ്കിലും doubts ഉണ്ടെന്നുണ്ടെങ്കില് ഞാൻ എപ്പഴും പറയുന്നപോലെ ഈ number ല് contact ചെയ്യുകയോ comment box ല് comment ചെയ്യുകയോ ചെയ്യുക. അപ്പോ നിങ്ങൾക്ക് ഈ video ഇഷ്ടമായി, കാര്യങ്ങളൊക്കെ മനസ്സിലായി എല്ലാം Okay ആണെന്നുണ്ടെങ്കില് എന്ത് ചെയ്യാ? ഈ video ഒന്ന് like ചെയ്തേക്ക. ഒപ്പം നിങ്ങടെ friends നൊക്കെ ഈ cha~channel ഒന്ന് suggest ചെയ്തേക്ക. okay അപ്പോ ഇതുവരെയും നിങ്ങടെ video, അല്ലെങ്കിൽ ഈ channel നിങ്ങള് subscribe ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക?

Hello അമയ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖം തന്നെയാണോ നിനക്ക് പറ എങ്ങനെയുണ്ട് നീ അവിടത്തെ ജീവിതോക്കെ എങ്ങനെ ഒരു വർഷാവാറായില്ലേ നീ hostel ലേക്ക് മാറീട്ട് അപ്പൊ അവിടെ ജീവിതം ഒക്കെ എങ്ങനെ ഉണ്ട് എങ്ങനെ ഉണ്ട് അവിടുത്തെ ആഹാരമൊക്കെ ഒരു വർഷായി hostel മാറിയിയിട്ട് പക്ഷെ വീട്ടിൽ നിക്കുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ് hostel നിക്കുമ്പോ ഞാൻ അനുഭവിക്കുന്നെ hostel നൊന്ന് പുറത്തേക്ക് പോവാനോ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കാനോ ഒരു സമയം കഴിഞ്ഞാൽ പറ്റൂല വളരെ ബുദ്ധിമുട്ടാണ് അല്ലടാ നിങ്ങളുടെ Hostel ല് സമയം എങ്ങനെയാ വൈകുന്നേരം class കഴിഞ്ഞാൽ തിരിച്ച് കേറേണ്ടത് ശനിയും ഞായറും ദിവസങ്ങളിൽ പുറത്തേക്ക് പോകുന്നതിന് ഇതിനൊക്കെ എങ്ങനെയാ നിങ്ങളെ hostel ല് എടാ അതിപ്പോ എന്തായാലും നമ്മള് വീട്ടിന്ന് ഇതാക്കുന്ന അത്ര ഒന്നും ഇതിപ്പം കിട്ടൂല്ലല്ലോ പക്ഷേ എന്താ പറയുക നീ പറഞ്ഞതൂ കേട്ടടുത്തോളം അവിടെ നിയന്ത്രണങ്ങൾ ഒരുപാട് കൂടുതൽ ആണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അധികം നിയന്ത്രണങ്ങൾ ഇല്ലേ അവിടെ എനിക്ക് അതിപ്പോ പറയാൻ ആണെങ്കില് ഇവിടെ ഒമ്പത് മണിവരെ time സമയമുള്ളോ അതിപ്പോ എന്താ പറയാ അതിപ്പോ കൂട്ടണം എന്ന് പറയുന്നുണ്ട് അതേപോലെ ശനി ഞായർ ദിവസങ്ങളിൽ പുറത്തു പോയാലും ഒമ്പത് മണിക്ക് തിരിച്ച് കയറണം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അതായത് രാത്രി കാലങ്ങളൊക്കെ ഇവിടെ എങ്ങും പുറത്ത് ഒക്കെ പരിപാടി ഒക്കെ നടക്കുമ്പോ ഏർ വേറെ എന്താ പുറത്ത്ന്ന് ആഹാരം കഴിക്കുന്നതിന് ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എടാ നിങ്ങൾക്ക് ഒമ്പത് മണി വരെ എങ്കിലും ഉണ്ടല്ലേ നമ്മക്ക് ആറു മണി വരെ മാത്രേ ഉള്ളൂ അത് തന്നെ വളരെ ബുദ്ധിമുട്ടാ

സംസാരിക്കണം ഒന്ന് കുട്ടിക്ക് ഇന്ന ആവശ്യത്തിനു പുറത്തേക്കു പോകണം ഒന്ന് സമ്മതിക്കണം എന്ന് പറയണം അപ്പോൾ matron അതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടാക്കും നിങ്ങളുടെ കുട്ടി ഇപ്പൊ പുറത്തേക്കു പോകുന്നത് അത് എന്നെ ബാധിക്കുന്ന കാര്യല്ല പുറത്തു പോയാല് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കല്ല എന്ന രീതിക്ക് എന്തൊക്കയോ പറയും ഞങ്ങളും ഒരു പതിനെട്ടു വയസുപൂർത്തിയായ പെൺകുട്ടികളല്ലേ എന്നാലോ അതും അതിനൊന്നും ഇവിടൊരു പ്രസക്തി ഇല്ല അപ്പൊ നിങ്ങൾക്ക് അവിടെ പുരുഷന്മാർക്ക് hostel ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലേ അവിടെ നിയന്ത്രണങ്ങളൊക്ക എങ്ങനാ അതൊക്കെ എങ്ങനാ നടക്കുന്നത് നമ്മടെ college ല് ആൺകുട്ടികൾക്ക് hostel എന്നു പറഞ്ഞിട്ടു ഒരു സൗകര്യം ഇല്ല പക്ഷെ ആൺകുട്ടികള് ഇപ്പൊ lodge അങ്ങനത്തെ കാര്യങ്ങളില് ഒരു വീട് അങ്ങനെ ആയിട്ടാണ് നിക്കുന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് കുറച്ചു boys ആൺകുട്ടികൾ അവിടെ നിക്കുന്നെ അങ്ങനെ അവർക്ക് എന്നാ hostel ൽ കയറുന്നതിനുള്ള ബുദ്ധിമുട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ഇല്ല ഇത്ര മണിക്ക് hostel ൽ കയറണം എന്നോ ഇത്ര സമയം ആകുമ്പോൾ hostel ൽ നിന്നും ഇറങ്ങണം എന്നോ പുറത്തു പോകുന്നതിനോ ഒരു ബുദ്ധിമുട്ടും ഇല്ല അവർ പുറത്തേക്കെല്ലാം അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് പോകുന്നു വരുന്നു അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു അങ്ങനത്തെ ഓരോ ഇതാ പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ സങ്കടം ആവാറുണ്ട് ഒന്ന് പുറത്തേക്ക് പോകാണ്ടിക്കലോ ഒരു പരിപാടി കാണാൻ നിക്കലോ ഒന്നിനും പറ്റൂല്ല ഇപ്പം നമ് പുറത്ത് ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും വലിയ രീതിയിലുള്ള പരിപാടി വച്ചാൽ തന്നെ നമുക്ക് അതൊന്നു കാണാൻ പോകണമെന്ന് വച്ചാല് അത് പറ്റൂല്ല ഇവിടെ അടുത്തുള്ള അമ്പലങ്ങളിൽ ഉത്സവം കാര്യങ്ങൾ ഒക്കെ വരുമ്പോ ഒന്ന് പുറത്തേക്ക് പോകാണ്ടിക്കല് അതിനും പറ്റൂല്ല തിരിച്ച് ആറ് മണിയാകുമ്പൾത്തേക്ക് തിരിച്ചെത്തണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഡാ അപ്പൊ ഈ നിയന്ത്രണങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നത് പെൺ കുട്ടികളായത് കൊണ്ട് മാത്രം അല്ലേ ശരിക്കും പെൺകുട്ടികളായതു കൊണ്ട് മാത്രം ഇപ്പോൾ നമ്മൾ ഒരുപാട് നിയന്ത്രണങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ടല്ലേ ഇപ്പൊ എൻ്റെ ചേച്ചി ഇപ്പൊ എന്താ പറയുക ഒരു മൂന്നാലു മാസമായി ഏർ ഇപ്പം പുറത്തു ജോലിക്ക് പോയിട്ട് അപ്പൊ ചേച്ചി പുറത്തേക്ക് പോകുന്ന സമയത്ത് വീട്ടിലും അതേപോലെ അയല്പക്കങ്ങളിലും ഒരുപാട് പ്രശ്നമായിരുന്നു അതായത് ഒരു പെൺകുട്ടിയെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഒരുപാട് ദൂരെക്കൊക്കെ ഇങ്ങനെ തനിച്ചയയ്ക്കുന്നത് അവൾക്ക് വല്ല അപകടവും പറ്റിയാൽ അവളുടെ ഭാവി നഷ്ടപ്പെടും അങ്ങനെ അതേ സമയത്ത് ആ വീട്ടിലെ ചേട്ടനും ഇതിലും ദൂരത്ത് ജോലിക്കും പഠനാവിശ്യത്തിനുമൊക്കെ പോയിട്ടുണ്ട് ആ സമയത്ത് ഇത്രമാത്രം എന്താ പറയ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ആരും ഇണ്ടാക്കീട്ടു കണ്ടിട്ടില്ല ഇതിപ്പൊ ചേച്ചി പോകുന്ന സമയത്ത് പ്രശ്നമുണ്ടായത് ചേച്ചി ഒരു പെൺകുട്ടി ആയത് കൊണ്ട് മാത്രമാണ് അതേടാ ഒരു പെൺകുട്ടിയോ സ്ത്രീയോ അതെ ഒരു പെൺകുട്ടിയോ സ്ത്രീയോ ആയതുകൊണ്ട് മാത്രാ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ അനുഭവിക്കുന്നത് പുറം രാജ്യങ്ങളിൽ ആണെങ്കിൽ ഇങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല പെണ്ണെന്നോ ആണെന്നോ അല്ലെങ്കിൽ വേറെയേതെങ്കിലും ലിംഗമെന്നോ ഇല്ലൊരു വ്യത്യാസം അവിടെ ഇല്ല നമ്മുടെ ഈ കേരളത്തിൽ ഇന്ത്യയിൽ മാത്രമേ ഇങ്ങനത്തെ വിഷയങ്ങൾ ഉള്ളൂ പെൺകുട്ടി ആൺകുട്ടി വേറെ ലിംഗം എന്നുള്ള പ്രശ്നങ്ങൾ ഉള്ളൂ അതെന്താ പെൺകുട്ടി ആയാല് കേരളത്തിലെന്താ പെൺകുട്ടി ആയാൽ വീടിനുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ട ആളാണ് അടുക്കള പണിയെടുക്കേണ്ട ആൾക്കാ ആളാണ് എന്നാപ്പോ ഭർത്താവു പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടുകാര് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കൾ പറയുന്ന കാര്യങ്ങൾ ഇത് മാത്രം കേട്ട് ജീവിക്കേണ്ട രീതിയിലുള്ള ആൾക്കാരാണ് പെൺകുട്ടികൾ എന്ന രീതിക്ക് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാ

നടപ്പിലാകുകയോ അല്ലെങ്കില് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുകയോ അതോന്നും ഏറ്റെടുക്കുകയോ ഒന്നും തന്നെ നമ്മുടെ ഈ കേരളം ആയോണ്ട് ഒന്നും നടക്കുന്നില്ല പക്ഷെ പുറം രാജ്യങ്ങളിലാണെങ്കിൽ അങ്ങനെ യാതൊരുവിധ പ്രശ്നവും ഇല്ല ഇത്ര സമയത്തിന് പുറത്തിറങ്ങാൻ പറ്റില്ലാന്നില്ലതില്ല ഇത്ര സമയത്തിനു വീടിനുള്ളിൽ തിരിച്ചു കയറണം അല്ലെങ്കില് hostel ലാണെങ്കിൽ hostel ൽ തിരിച്ചു കയറണം എന്ന യാതൊരു വിധ പ്രശ്നങ്ങളും പുറം രാജ്യങ്ങളിൽ ഇല്ല പക്ഷെ കേരളത്തില് ഇങ്ങനത്തെ എല്ലാവിധ പ്രശ്നങ്ങളും ഉണ്ട് അതെ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ പേരിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്താ പറയാ ഇപ്പോ ഏർ ഇവിടെ എന്റെ ഇവിടെ പഠിച്ച ഒരു ചേച്ചിയുണ്ടായിരുന്നേ

വിടേണ്ട താത്പര്യം ഇല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ചേച്ചിയിപ്പോ വീടിനുള്ളിൽ ഒതുങ്ങി കഴിയുന്ന അവസ്ഥ എത്തി ഇപ്പൊ ഒരുപാടു പേർക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട് എനിക്ക് ഏർ എന്താ പറയുന്നെന്നു വച്ചാല്

തീർച്ചയായും എൻ്റെ രക്ഷിതാക്കളെല്ലാം എന്നെ പഠിപ്പിക്കുന്നെന്ന് വച്ചാൽ പഠിച്ചു നല്ല നിലയിലെത്തി ഒരു ജോലി വാങ്ങി സ്വന്തം താത്പര്യങ്ങൾക്കനുസരിച് ജീവിക്കാൻ വേണ്ടീട്ടാണ് നമ്മളെ എൻ്റെ രക്ഷിതാക്കളൊക്കെ എന്നെ വളർത്തി പഠിപ്പിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതും അതിപ്പോ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് അനുസരിച് നമ്മൾ അക്കാര്യം ചെയ്യരുത് അതൊന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട പണിക്ക് പോകരുത് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കരുത് അന്നൊരു സംസാരം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റൂല്ല കാരണം നമ്മുടെ ഇഷ്ടങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളും അത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് അതില് വേറെ ഒരാൾ ഇടപെടാനോ അല്ലെങ്കില് പെണ്ണായതുകൊണ്ട് വീട്ടിന്റുള്ളിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാനുള്ളതോ എന്നുള്ള രീതിക്ക് കൊണ്ട് പോകാൻ എന്നെ കി എന്റെ പാ എന്റെ രക്ഷിതാക്കൾ എന്നെ ആ രീതിക്ക് അല്ല എന്നോട് അങ്ങനെ അല്ല പറഞ്ഞെ അപ്പൊ അ അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടാല് അങ്ങനെ ചെയ്യണം അവിടെ ഇരിക്കണം പെൺകുട്ടിയാണ് അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതൊക്കെ അതാണ് ഞാൻ ഇപ്പൊ എന്റെ hostel ൽന്നും അനുഭവിക്കുന്നത് എന്റെ രക്ഷിതാക്കൾ എന്നോട് പറയുന്നത് hostel ആയത് കൊണ്ട് എന്താ ആറു മണിക്ക് എന്തിനാ കയറുന്നേ അതൊന്നു തി സമയം ഒന്ന് കൂടുതൽ ആക്കി തന്നാൽ അവർക്ക് എന്താ ബുദ്ധിമുട്ട് ഒന്ന് പുറത്തു പോയി വരാനോ അല്ലെങ്കിൽ നമ്മുടെ campus നുള്ളിൽ തന്നെ ഒന്ന് നല്ല രീതിയിൽ ചിലവഴിക്കാനോ ഒന്നും പറ്റുന്നില്ല ആ എനിക്ക് ഈ പറഞ്ഞത് മനസ്സിലായി എടോ സമൂഹം എന്താ പറയുക നല്ല രീതിക്ക് എന്താ പറയ പെൺകുട്ടികളെ അടിച്ചമർത്താനാണ് നോക്കുന്നത് അതിൽ നിന്നും വളരെ കുറച്ച് ആൾക്കാരാണ് പെൺകുട്ടികൾ ചന്ദ്രനിൽ പോകുന്നുണ്ട് അതേപോലെ ഹിമാലയം കീഴടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും എന്താ പറയ സ്വന്തം വീട്ടിലുള്ള കുട്ടികളെ എന്താ പറയ അടക്കത്തോടെയും ഒതുക്കത്തോടെയും കൂടി ഒക്കെ ജീവിക്കാൻ വേണ്ടീട്ട്‍ ശ്രമിക്കാൻ ഇപ്പൊ കുറേ ആൾക്കാര് എന്താ പറയ അതിന് സദാചാരം പറയാറുണ്ട് ഇപ്പൊ ഒരുപാട് വാർത്തകളിൽ ഒരുപാട് പ്രശ്നം വരുന്നുണ്ട് അല്ലേ ഉം വാർത്തകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇപ്പൊത്തന്നെ പല college കളിലും എന്നാപ്പ വനിതാ hostel സമയം നീട്ടണമെന്നുള്ള രീതിക്ക് പല college കളും സമരം ചെയുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തത്‌ കൊണ്ട് അവർക്കൊക്കെ സമയം നീട്ടി കൊടുക്കാൻ കോടതി പറഞ്ഞിട്ടും ഉണ്ട് college കളില് വനിതാ hostel കളിൽ ഇന്ന സമയത്തിന് തിരിച്ചു കയറണമെന്നോ ഇന്ന സമയത്തിന് ശേഷം hostel കളിൽ നിന്നു പുറത്തിറങ്ങരുതെന്നോ ഉള്ള യാതൊരു വിധ കാര്യങ്ങളും കോടതി പോലും പറയുന്നില്ല അങ്ങനെ ഒരു സാധനം വെക്കണന്നോ അങ്ങനെ ഒരു ഇത് ഉണ്ടന്നോ കോടതി പോലും പറയുന്നില്ല എന്നിട്ടു പോലും college അധികൃതരും hostel ലും ഇങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും പലകാര്യങ്ങളും കുട്ടികളില് അടിചേൽപ്പിക്കുന്നുണ്ട് ഇതിപ്പോ ഒരുപാട് സ്ഥലത്തു പ്രശ്നാണ് എന്താ പറയാ എന്താ പറയാ കല്യാണം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വിടുന്നില്ല അത് പോലെ എന്താണ് ജോലി സ്ഥലത്ത് ജോലി സ്ഥലത്ത് ഇപ്പൊ എന്താ പറയാ ഞാനിപ്പോ എൻ്റെ ചേച്ചി ജോലിക്ക് പോയടുത്ത് ഇപ്പൊ ഇതാണ് എന്താ പറയാ പ്രധാന പ്രശ്നായിട്ടു അവള് പറയുന്നത് അതായത് അവിടെ ആകെ ജോലിക്കു വരുന്നൊരു ഏർ എന്താ പറയാ സ്ത്രീകൾ എന്നു പറയുന്നത് മൂന്നു പേരാണ് ഈ മൂന്നു പേർക്ക് മറ്റവർക്ക് കൊടുക്കുന്നതിനേക്കാൾ എഴുപത് ശതമാനമാണ് ഇവരുടെ ശമ്പളം അതായത് മറ്റവർക്ക് മുപ്പത് ശതമാനം ശമ്പളം കൂടുതൽ കൊടുക്കുന്നു ഇതിപ്പം കാലം മാറി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആയി ഇവരും അവരും ചെയ്യുന്നത് ഒരേ ജോലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടും എന്താ പറയാ പൈസേടെ കാര്യം വരുമ്പോ അതായത് എന്താ പറയാ ഒരവസരം കൊടുക്കേണ്ട കാര്യം വരുമ്പം ഇപ്പം ജോലില് ഏർ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം കൊടുക്കാനടക്കം ഇവര് പരിഗണിക്കുന്നത് ആദ്യം പുരുഷൻമാരെ ആണ് സ്ത്രീകളെ അക്കാര്യത്തിലൊക്കെ തഴയപ്പെടുകയാ ചെയ്യുന്നത് അതൊക്കെ ശരിക്കും എന്താ പറയാ ഒരുഎന്താ പറയാ നമ്മളെ കഴിവിനെ ചോദ്യം ചെയ്യുന്നതല്ലേ നമ്മുടെ ലിംഗസമത്വത്തിനു എതിരെ ഉള്ളൊരു എന്താ പറയാ അടിച്ചമർത്തലല്ലേ അത് ആഹ് അതേടാ ഒരു ലിംഗ വിഭാഗത്തിനും അവരെ അവകാശങ്ങൾ നിഷേധിക്കുന്ന യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാൻ പാടില്ല അതിപ്പം സ്ത്രീ പുരുഷൻ എന്ന് മാത്രമല്ല നമ്മളിപ്പം ഒരു മറ്റൊരു ലിംഗം സ്ത്രീ പുരുഷനല്ലാത്ത വേറൊരു ലിംഗം അവർക്കും ഇങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഇപ്പം സ്ത്രീ പുരുഷനല്ലാത്ത trans gender പോലെയുള്ളൊരു ആള പുറത്തെവിടെങ്കും കണ്ടാൽ നമ്മുടെ നാട്ടുകാരെങ്ങനാ അവരെ നിരീക്ഷിക്കുക ഓ അവര് transgender ആണ് അവരിക്കെന്തോ പ്രശ്നോണ്ട് അവരെ നമ്മുടെ കൂട്ടത്തില് നിർത്താൻ പറ്റുന്നതല്ല എന്നൊരു രീതിക്കാണ് നമ്മുടെ സമൂഹം നോക്കിക്കാണുന്നത് ഇത്രയും മുന്നോട്ടു പോയിട്ടും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത സമൂഹമാണ് ഇപ്പോഴും നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഇത് ശരിക്കും വലിയ പ്രശ്നമാണ് എന്താ പറയ ഒരുപാട് എന്താ പറയ സമൂഹത്തിൻ്റെ നാനാകോണിന്ന് ഇതിപ്പം എൻ്റെ college നിന്നും അടക്കം ഒൻപത് മണിവരെ ആക്കണമെന്ന് സമയത്തു പ്രധിഷേധം ഉയർന്നിരുന്നു ഇതിപ്പം നീ പറഞ്ഞു നിൻ്റെ college ലും ഇതേപോലെ ഒരുപാട് പ്രധിഷേധങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാവുന്നുണ്ട്ന്നൊക്കെ പക്ഷെ ഇങ്ങനെ പ്രധിഷേധങ്ങളൊക്കെ ഉയർന്നു വരുമ്പഴടക്കം എന്താ പറയ ഒരു ഭാഗത്തു നിന്ന് ചോദ്യം വരുന്നത് പെൺകുട്ടികൾക്കെന്തിനാ ഇത്രമാത്രം സ്വാതന്ത്ര്യം അവർക്ക് അവരുടെ വീട്ടിൽ ഒതുങ്ങിയിരുന്നാൽ പോരെ എന്തിനാ ഏഴു മണിക്ക് ശേഷം അവര് പുറത്തിറങ്ങുന്നത് ഒൻപതു മണിക്ക് ശേഷം എന്തിനാ അവർക്ക് പുറത്തിറങ്ങേണ്ടത് അതിനുള്ള ആവശ്യം എന്താ ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇപ്പൊത്തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു cinema ചലച്ചിത്രതാരം ഒരു പുരുഷനെന്താ പറയാ അവരെ ഏർ ഒരു എന്താ പറയാ ചിത്രം പ്രസിദ്ധീകരിക്കുന്നതും അതിനു പകരം ഒരു എന്താ പറയാ വനിതാ ചലച്ചിത്ര താരം ഒരു എന്താ പറയാ ഒരു അവരുടെ ഒരു ചിത്രം പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന എന്താ പറയാ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ ശരിക്കും എന്താ പറയാ മലയാളിക്ക് കുറ്റബോധം തോന്നുന്നു ഉണ്ട് എനിക്ക് മലയാളി ആയത് കൊണ്ട് അത്ര മാത്രം നിലവാരമില്ലാണ്ട് ആയി പോവുന്നുണ്ട് നമ്മുടെ സമൂഹം അത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരുപാട് പ്രശ്നാ അതിപ്പം അത് ശരിയാടാ ഇല്ലങ്കിൽ തന്നെ വിദ്യഭ്യാസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം ആ കേരളത്തിൽ തന്നെ ഇങ്ങനത്തെ ലിംഗസമത്വമില്ല അല്ലങ്കില് ആൺ പെൺ വേർതിരിവ് കാണിക്കുന്നു എന്ന് വെച്ചാൽ തീരെ ഒട്ടും ഉൾകൊള്ളാൻ പറ്റാത്ത കാര്യമാണ് നമ്മുടെ കേരളത്തില് ഇത്രയും വിദ്യാഭ്യാസ സമ്പന്നമായ കേരളത്തില് ആൺ പെൺ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളെ വീട്ടിന്റെ ഉള്ളിൽ അടച്ച് അടച്ച് ഒതുക്കി നിർത്തുക അല്ലെങ്കില് നീ പറഞ്ഞത് പോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഒരു സാമൂഹ്യ മാധ്യമത്തില് ഒരു പെൺകുട്ടി തന്റെ ഒരു photo തന്റെ ഒരു ചിത്രം ഇട്ടാൽ തന്നെ അതിന്റെ അടിയിൽ വരുന്ന അടിക്കുറിപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തീരെ ഉൾകൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് നീ പറഞ്ഞത് പോലെ തന്നെ ഇത് ഇങ്ങനെ പോയാല് എന്നോട് ഇപ്പൊ ഉണ്ടല്ലോ അതായത് എന്റെ അമ്മ ഇപ്പൊ ഒരുപാട് ദൂരത്തൊക്കെ എന്നെ തനിച്ച് ഒക്കെ വിടുന്ന സമയത്ത് ഏർ എന്റെ വീട്ടിൽ അതായത് എന്റെ വീടിന്റെ അപ്പർത്തുള്ള ചേച്ചി അമ്മയോട് ചോദിച്ചതാ ഇവളെ എന്താ ഒരു പെൺകുട്ടി അല്ലെ ഇവളെ എന്തിനാ ഇങ്ങനെ ഒരുപാട് ദൂരത്തേക്കൊക്കെ വിടുന്നത് അല്ലങ്കില് ഇവളെ എന്തിനാ ഈ ഇത്രപോലെ Engineering ഒക്കെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് പൈസ നഷ്ട്ടം അല്ലേ ഒരാൺകുട്ടി ആണെങ്കില് കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങളെ അവൻ നോക്കും പെൺകുട്ടി ആയി കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് വിടാൻ ഉള്ളതല്ലേ പിന്നെ മുഴുവൻ നഷ്ട്ടം ആയിരിക്കൂലേ പിന്നെ എന്തിനാ ഇവൾക്ക് ഇത്ര മാത്രം

അല്ലാതെ എന്താ പറയാ നമുക്ക് ഒരു സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാനുള്ള ഒരു വക ഉണ്ടാക്കി എടുക്കണമെന്ന് ഇവർക്ക് ഇപ്പോഴും തോന്നുന്നില്ല സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ആ ചിന്ത ഉണ്ട് അതുപോലെ എന്താ പറയാ ഒരുപാട് ദൂരെ വിടുന്നു പറയടാ ഇതേ ഇതേ പ്രശ് പ്രശ്നം തന്നെയാടാ എന്റെ വീട്ടിലും എന്റെ അച്ഛൻ അമ്മക്ക് യാതൊരു വിധ പ്രശ്നവും ഇല്ല എന്നെ പഠിപ്പിക്കുന്നതിലോ അല്ലങ്കില് എന്റെ വിവാഹ കാര്യം ആലോചിച്ചിട്ടോ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ എന്റെ aunty മാർക്കോ അല്ലങ്കിൽ എന്റെ അയൽക്കാർക്കുമാണ് പ്രശ്നം മോൾക്ക് ഇരുപത്തി ഒന്ന് വയസ് ആയില്ലേ എന്തേ മോളെ കല്യാണം കഴിപ്പിച്ച് അയക്കാത്തെ അല്ലങ്കില് ഇരുപത്തി ആറ് വയസ് ആയിട്ട് എന്ത് കൊണ്ടാ ഇവക്ക് കല്യാണം കഴിക്കാ കല്യാണം കഴിക്കാ കല്യാണം കഴിപ്പിച്ച് അയക്കാത്തെ ഇവൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ ജാതക ദോഷം ഉണ്ടോ അത് ഉണ്ടോ ഇത് ഉണ്ടോ പക്ഷെ ഒരു ആൺകുട്ടിയുടെ കാര്യത്തിൽ അവർ അത് ചോദിക്കുന്നില്ലലോ ഇരുപത്തി ഏഴ് വയസ് ആയില്ലേ എന്തെ അവന്റെ കല്യാണം കഴിക്കാത്തെ അല്ലങ്കിൽ ഇരുപത്തി ഒന്ന് വയസ് ആയില്ലേ എന്തെ അവന്റെ കല്യാണം കഴിപ്പിച്ച് അയക്കാത്തെ എന്ന രീതിക്ക് ഒരാളും ചോദിക്കുന്നില്ല എന്റെ aunty ക്ക് തന്നെ ഒരു മോൻ ഉണ്ട് ആ മോൻ ഇപ്പൊ ഇരുപത്തി നാല് വയസായി പക്ഷെ ആ മോനെ പറ്റിട്ട് aunty പറയുന്നില്ലലോ മോന് ഇരുപത്തി നാല് വയസായി മോന് കല്യാണ പ്രായം ആയി മോനെ കല്യാണം കഴിപ്പിക്കണം എന്ന് പറയും പ പറയുന്നില്ല പക്ഷെ എന്റെ എന്റെ രക്ഷിതാക്കൾക്കില്ലാത്ത ഉത്തരവാദിത്തമാണ് എന്റെ aunty എന്റെ കാര്യത്തിൽ ഇല്ലത് ഇവൾക്ക് ഇരുപത്തി ഒന്ന് വയസ് ആയില്ലേ ഇവളെ എന്തെ കല്യാണം കഴിപ്പിച്ച് അയക്കാത്തെ ആലോചനകൾ ഒന്നും വരുന്നില്ലേ എന്ന രീതിക്ക് അഹ് അതേ പ്രശ്നം തന്നെയല്ലേ ഇപ്പൊ നീയു ഇപ്പൊ പറഞ്ഞത്

കഴുത്തിന് ഇറക്കം പാടില്ല ഏർ ഇടുന്ന അല്ലങ്കില് മോളിൽ ഇടുന്ന വസ്ത്രത്തിന് എന്താ പറയാ നീളം കൂടുതൽ വേണം അതുപോലെ എന്താ പറയാ കൈ അധികം ഏർ ഇതുള്ളത് പാടില്ല ഇറക്കം കൂടണം ഇറക്കം കുറയ്ക്കണം അതേപോലെ നടത്തത്തിൽ ശ്രദ്ധിക്കണം ഇങ്ങനെ പെൺകുട്ടികളെ ഒരുപാട് എന്താ പറയാ ഇങ്ങനെ എന്താ പറയാം അവര് ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഇവര് നിയന്ത്രണങ്ങളും എന്താ പറയാ ഇതും വെക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയാം ഇപ്പം ഞാൻ ഞാൻ കണ്ടതിലുള്ളൊരു വളരെ തമാശ തോന്നിയിട്ടുള്ള ഒരു കാര്യം വേറെ ഒന്ന് ഇണ്ടേ അതായത് ഇപ്പൊ എന്റെ ചേട്ടൻ എന്റെ ചേട്ടൻ ഇപ്പൊ ഒരു ചേച്ചിയുമായിട്ട് പ്രണയത്തിലാണ് ഏർ ചേട്ടന്റെ വിവാഹം ഏകദേശം

കണ്ടിട്ട് മക്കൾ ഇവിടെ വരണ്ട പെൺകുട്ടികൾ ഇങ്ങനെ വേണ്ടാത്തതിന് ഒന്നും പോണ്ട നിങ്ങക്ക് ഉള്ള ആൾക്കാരെ ഞങ്ങൾ കണ്ടെത്തി തരും അതായത് സത്യം പറഞ്ഞാ നമ്മക്ക് ഇങ്ങനെ ഒരാളെ തിരഞ്ഞ് എടുക്കാൻ കൂടി ഉള്ള സ്വാതന്ത്രം ഇപ്പോ നമ്മളെ സമൂഹം തരുന്നില്ല എന്നുള്ളത് വളരെ എനിക്ക് പുച്ഛം തോന്നുന്ന ഒരു കാര്യാ സത്യം ഡാ ഇതേ അവസ്ഥ ഇതേ ഇതേ കാര്യം എന്റെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്റെ ഏട്ടൻ പ്രണയിച്ച് ചേച്ചിയെ കല്യാണം കഴിച്ച് പക്ഷെ അത് എന്റെ കുടുംബക്കാര് എന്നോട് എന്താ എങ്ങനെയാ പറഞ്ഞത് ഇപ്പം നീയ്യിപ്പൊ ഇതേപോലെ ആരെയും കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിന്നെ കല്യാണം കഴിപ്പിച്ച് തരു എന്നോ അതോ അവരുടെ കൂടെ താ വിടു എന്നോ ഒന്നും അല്ല എന്നോട് പറഞ്ഞത് നീ ഇപ്പൊ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് മറന്നേക്ക് നിങ്ങ നിങ്ങ നിങ്ങളെന്ന് നിങ്ങൾ പെൺകുട്ടികൾ ആണ് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല നിങ്ങക്ക് വേണ്ട ആൺകുട്ടിനാ അല്ലങ്കില് നിങ്ങക്ക് വേണ്ട ഭർത്താവിനെ നിങ്ങക്ക് കല്യാണം കഴിക്കാനില്ല ആളെ ഞങ്ങള് അമ്മാവന്മാർ ചേട്ടന്മാരും കൂടി കണ്ട് പിടിച്ച് തരും അവരെ ഇങ്ങള് കല്യാണം കഴിപ്പിക്ക അവരെ ഇങ്ങള് കല്യാണം കഴിച്ച മതി എന്ന രീതിക്ക എന്റെ വീട്ടിലും ഇതേ പ്രശ്നം പറഞ്ഞത് വീട്ടിൽ എന്ന് വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും അല്ല അത് പ്രശ്നം അത് പ്രശ്നം ഉള്ളത് മറ്റ് കുടുംബക്കാർക്ക് അല്ലങ്കില് അയൽ അയൽവാസികൾക്ക് അവർക്കാണ് ബുദ്ധിമുട്ട് ഇപ്പൊ തന്നെ ഞാൻ ഒന്ന് പുറത്ത് വീട്ടിൽ പറഞ്ഞിട്ടായിരിക്കും പുറത്ത് എവിടെങ്കിലും പോയിട്ടുണ്ടാവ പക്ഷെ അത് ഒരു ഒന്ന് കുറച്ച് ഒന്ന് വൈകി പോയാല് വീട്ടിലേക്ക് തിരിച്ച് എത്താൻ വൈകി പോയാല് ഞാൻ എന്റെ രക്ഷിതാക്കളെ വിളിച്ച് പറയുന്നതിന് മുമ്പേ മറ്റ് ആരെങ്കിലും എന്റെ രക്ഷിതാക്കളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളെ മോൾ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇന്ന ആൺകുട്ടിന്റെ കൂടെ അല്ലങ്കില് ഇത്ര നേരായിട്ട് നിങ്ങളെ മോള് വീട്ടിൽ വന്നില്ലെ എന്താ ഇവിടെ നിക്കുന്നത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ആ സ്ഥാനത്ത് അവരെ മക്കളോ അല്ലങ്കില് അവരെ ഏതെങ്കിലും ഒരു ആൺകുട്ടി ആണെങ്കിലോ അവര് ഒരിക്കലും അങ്ങനെ വിളിച്ച് പറയില്ലലോ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് നിങ്ങളെ മോനെ കണ്ട് അവൻ എന്താ ഇങ്ങനെ നിക്കുന്നെ ഇത്ര നേരായിട്ടും അവന് വീട്ടിൽ വരാൻ ആയിട്ടില്ലേ എന്ന് ഒരിക്കലും ഒരാള് നമ്മളെ വീട്ടിലേക്ക് വിളിച്ച് പറയില്ല നമ്മള് പെണ്കുട്ടികളായത് കൊണ്ട് മാത്രം ആണ് ഇങ്ങനത്തെ കാര്യങ്ങള് വീട്ടില് നമ്മള് പറയുന്നതിന് മുമ്പ് നമ്മളെ വീട്ടുകാരെ വിളിച്ച് പറയുന്നേ അല്ലങ്കില് വേറെ ആരോടെങ്കിലും പറയുന്നേ അതെ പെൺകുട്ടി ആയതിന്റെ പേരിൽ ഒരുപാടു ഇപ്പൊ ഞാൻ ഇപ്പൊ പറയുന്നു ഇങ്ങനെ ഇതാകുന്നു ഇപ്പൊ എന്താ പറയാ ഒരു കുടുംബത്തില് ഒരു ചടങ്ങിന് പോയിട്ടാകുമ്പോ എനിക്ക് ഇപ്പൊ ഇരുപത് വയസ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരാളെ പോയിട്ട് എന്താ പറയാ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഇതു ചടങ്ങിന് പോവാൻ പറ്റൂല നീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ഞാൻ ചെയ്യുന്ന കാര്യത്തിന് അവര് ഒരുപാട് നിബന്ധനകൾ നിയന്ത്രണങ്ങൾ വെക്കുന്നു ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ വിലയിരിത്തുന്നു അതായത് അടക്കം വേണം ഒതുക്കം വേണം ഇങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് ഇതേ സമയം എന്റെ ചേട്ടൻ പോയിട്ടാവുമ്പം ചേട്ടന് എന്തും ആവാം ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ പത്രം കഴുകി വെക്കണ്ട എഴുന്നേറ്റ് പോവാം ചേട്ടന് എവിടെയും പോകാം അന്ന് എന്തും ചെയ്യാം എന്ത് വസ്ത്രവും ധരിക്കാം എങ്ങനെയും നടക്കാം ഏർ അതിനൊന്നും അവര് ഒരു പ്രശ്നവും പറയില്ല പക്ഷെ പെൺകുട്ടി ആയത് കൊണ്ട് എന്താ മോളെ ഇങ്ങനെ ഒന്നും നടക്കാൻ പാടില്ല ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല

ഞാൻ എന്റെ സ്വന്തം കാലിൽ നിന്ന് എന്റെ ജീവിതം ഉണ്ടാക്കി എടുക്കും അതില് ഇവർക്ക് ആർക്കും എന്താ പറയാ ഒരു വേഷവും ഇല്ല അത് എന്റെ മാത്രം ജീവിതമാ പക്ഷെ ഇവർക്ക് പെൺകുട്ടി ആയതിന്റെ പേരിൽ എന്റെ എന്താ പറയാ എന്റെ ജീവിതത്തിൽ ഒരുപാടു എന്താ പറയാ കടന്നു കയറ്റങ്ങൾ ഇവര് നടത്തുന്നുണ്ട് അത് ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്ന കാര്യം ഒന്നുമല്ല അതിപ്പോ എന്താ പറയാ നമ്മൾ ഇപ്പൊ college ന്നാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയത് നിന്റെ hostel ലെ പ്രശ്നമാണ് അതായത് പെൺ കുട്ടികളെ ഇങ്ങനെ ഒരുപാട് ദൂരം എവിടെയും വിടൂല എവിടെയും പോകാൻപറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അല്ലെ സത്യം പക്ഷെ നമ്മൾ ഇപ്പം പൊതുവെ ഉള്ള കാര്യങ്ങളിൽ എത്തി അതാണ് ഈ സമൂഹത്തിൽ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ആഹ് ആൺ പെൺ ഇല്ല കാര്യത്തിൽ മാത്രല്ല ഇപ്പം നീ നീ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഇപ്പൊ പുറത്ത് എവിടെയെങ്കിലും പോയി അവിടെ ഒരു transgender റെ കണ്ട് അവരോട് നമ്മളെ സമൂഹം എങ്ങനെയാണ് അവരെ ശ്രദ്ധിക്കുന്നത് അല്ലങ്കില് അവരോട് എങ്ങനെയാ പെരുമാറുന്നത് എന്ന് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ

എന്നോട് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മള് ഇപ്പം പുറത്ത് അതായത് കർണാടകത്തിൽ ഒക്കെ പോകുമ്പോ അവിടെ ഒക്കെ ഒരുപാടു ഇങ്ങനെ ഇങ്ങനെ ഉള്ള ആൾക്കാര് വന്ന് നമ്മളെ അടുത്ത് അവരുടെ ചില സമയത്ത് അവരുടെ പെരുമാറ്റം എനിക്ക് പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അങ്ങനെ പറയുന്ന time എന്നോട് എന്റെ അമ്മയും അച്ഛനൊക്കെ പറയും അതായത് മോളെ അവരുമായി അവരോട് അധികം അവരോട് ചിരിക്കരുത് അവരോട് ഇതാക്കരുത് അതൊക്കെ മോശം ആൾക്കാരാണ് നീയും ചീത്തയായി പോവും അപ്പൊ വേണ്ട എന്നുള്ള രീതിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് സത്യം അങ്ങനത്തെ കാര്യങ്ങളെ ഞാനും കുറെ സ്ഥലത്തിന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അവരെ കുറിച്ച് അവരെ കുറിച്ച് ഇപ്പൊ കൂടുതലായിട്ട് അറിയുമ്പോ ആണ് അവര് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഞാൻ മനസിലാക്കിയത് കാരണം

അത് പക്ഷെ നമ്മള് അവരെ അകറ്റി നിർത്തണ്ട യാതൊരു വിധ കാര്യങ്ങളും ഇല്ല അവരെ നമ്മളിൽ ഒരാളായി കണ്ട് നമ്മളോട് തന്നെ ചേർത്ത് പിടിക്കുക ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരു transgender ആയിട്ട് ഒരു പുരുഷൻ ഗർഭം ധരിച്ച് കുട്ടി ഉണ്ടായി പക്ഷെ അതിനെ കുറച്ച് ആളുകള് അതിനെ അംഗീകരിച്ച് കൊണ്ട് സംസാരിക്കുന്നു കുറച്ച് ആളുകള് അതിനെ എതിർത്ത് കൊണ്ട് അല്ലങ്കില് അവനെന്താ അവൻ ഒരു ആൺകുട്ടിയല്ലേ അവന് ഗർഭം ധരിക്കാൻ പാടുണ്ടോ എന്ന രീതിക്ക് കുറച്ച് ആൾക്കാര് സംസാരിക്കുന്ന് നമ്മളെ സമൂഹം ഇങ്ങനെ ആയി പോയി നമ്മള് ഇതിനെതിരെ എന്തിനാ നമ്മളെ തലമുറ അതിനെതിരെ ഒരു നല്ല രീതിക്ക് ഒരു ഇത് ഉണ്ടാക്കി എടുക്കുവാണ് വേണ്ടത് എനിക്ക് തോന്നുന്നത് അതായത് നമ്മളും നമ്മളെ മക്കളെ നമ്മൾ നല്ല രീതിക്ക് അതായത് ഇപ്പം എനിക്ക് ഒരു ആൺകുട്ടി ആണെങ്കില് ഉറപ്പായിട്ടും ഞാൻ അവനെ ഇങ്ങനെ ഒന്നും ആവാൻ സമ്മതിക്കൂല അതിന് ഒരാളെയും കടന്ന് കയറ്റം ഞാൻ അനുവദിക്കുകയില്ല

എന്തായാലും ആറു മണി എന്നുള്ള സമയ ഏർ മാറ്റപ്പെടേണ്ടത് തന്നെയാണ് അതിപ്പോ ഇന്നാണെങ്കിലും എന്നാണെങ്കിലും അത് മാറ്റപ്പെടേണ്ടതാ എല്ലാ കാലത്തും പെൺകുട്ടികൾ അകത്ത് കയറണം എന്ന് പറയുന്നത്

തീർച്ചയായും ഇതിന് എതിരെ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കണം ഇപ്പൊ ഒരു കുറച്ച് ദിവസം കൂടി കാത്തു നിന്നതിന് ശേഷം ഇവര് ഇതേ നിലപാട് ആണ് മുന്നോട്ട് കൊണ്ട് പോവുന്നതെങ്കിൽ തീർച്ചയായും hostel ലെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി കൊണ്ട് സമരത്തോട് കൂടി മുന്നോട്ട് പോവണം എന്ന രീതിക്ക് തന്നെയാ ഞങ്ങള് മുന്നോട്ടേക്ക് ചിന്തിക്കുന്നത് നമ്മക്കെങ്കിലും നമ്മുടെ അടുത്ത തലമുറക്ക് എങ്കിലും കുറച്ച് ബുദ്ധി ഉള്ള രീതിക്ക് നമുക്ക് പറഞ്ഞ് കൊടുക്കാൻ പറ്റിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാ കാരണം നമ്മൾക്ക് നമ്മളെ മക്കളോട് പറയാ സ്ത്രീ പുരുഷ അല്ലങ്കില് transgender ന്നുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല എല്ലാവരും മനുഷ്യരാണ് എല്ലാവരുടെയും ലിംഗം ഒന്നാണ് എന്ന രീതിക്ക് നമ്മക്കെങ്കിലും നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാ ഈ നിലപാട് എല്ലാം നമുക്ക് മാറ്റി എടുക്കണം അതെ അത് വളരെ നല്ല ഒരു ഇതാ നമ്മള് ഇപ്പൊ ഒരുപാട് പറഞ്ഞത്തി എനിക്ക് തോന്നുന്ന് സമയം ഒരുപാട് ആയിന്ന് എനിക്ക് ഭക്ഷണത്തിന് ആഡാ അപ്പൊ ശരി വീണ്ടും കാണാം

ഒരു ദിവസം വിളിക്ക് നീ hai നമസ്~ നമസ്കാരം, ഇന്ന് നമുക്ക് cake ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. cake എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും കൊതിയാവും. ഈ lockdown corona കാലത്ത്,

ബാലികേറാമലയാണ്, എന്നാൽ ഇന്ന് നിങ്ങൾക്കേവർക്കും ഇഷ്ടപ്പെടുന്ന vanilla cake ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ആവശ്യമുള്ള ചുരുങ്ങിയ ചില സാധനങ്ങൾ നമുക്ക് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ മൈദ ഒരു cup, മുട്ട മൂന്നെണ്ണം, പഞ്ചസാര ഒരു cup, baking powder ഒരു teaspoon baking soda കാൽ teaspoon, sunflower oil അര cup, പാൽ രണ്ട് teaspoon ആവശ്യമാണെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ വേണ്ട vanilla essence അര teaspoon ഇനി എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. തയ്യാറാക്കുന്ന വിധം മൈദ baking soda, baking powder എന്നിവ നല്ലതുപോലെ mix ചെയ്യുക. ഒരു അരിപ്പയിൽ രണ്ടോ മൂന്നോ വട്ടം അരിച്ചെടുത്താലും കുഴപ്പമില്ല. ഇത് നല്ലതുപോലെ mix ചെയ്ത് മാറ്റിവെക്കുക. ഒരു പാത്രത്തിൽ മുട്ട പൊട്ടിച്ചെടുത്ത് അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറച്ചു കുറച്ചായി ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഇളക്കുക മുഴുവൻ പഞ്ചസാരയും ഇട്ടു കൊടുത്തു നല്ലതുപോലെ, ഒരു മുട്ട beat ചെയ്‌തെടുക്കേണ്ടതാണ്. ഇതിലേക്ക് vanilla essence ചേർക്കണം. മുട്ടയുടെ മണം മാറുന്നതിനു വേണ്ടിയാണ് vanilla essence ചേർക്കുന്നത്. അതിനുശേഷം, ഈ beat ചെയ്ത മുട്ടയും vanilla essence ഉം പഞ്ചസാരയും ചേർന്ന മൃഷി~ മിശ്രിതം മാറ്റി വച്ചിരിക്കുന്ന മൈദയിലേക്ക് ചേർക്കുക, ഇതൊരു വശത്തേക്ക് നല്ലതുപോലെ ഇളകേണ്ടതാണ്. ഈ സമയം ഒരു cooker എടുത്തു അതിന്‍ടെ whistle ഉം washer ഉം മാറ്റിയശേഷം, അടുപ്പിൽവെച്ച് പത്തു minute ചൂടാക്കേണ്ടതാണ്. മൈദ ചേർത്ത mix നല്ലതുപോലെ കട്ടയെല്ലാം ഉടച്ചെടുത്തശേഷം അതിലേക്ക് ബാക്കിവന്ന പാലും ചേർക്കണം. ശേഷം sunflower oil ഉം ചേർത്ത് നല്ലതുപോലെ mix ചെയ്തെടുക്കാം. ചുവടുകട്ടിയുള്ള ഒരു പാത്രത്തിൽ അല്പം നെയ്യ് തടവി അതിലേക്ക് മൈദ അല്പം ഇട്ടുകൊടുത്തു, cake വയ്ക്കുന്നതിനുള്ള പാത്രം ready ആക്കാം. നമ്മൾ തയ്യാറാക്കിവെച്ചിരിക്കുന്ന മിശ്രിതം, ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം.

പാത്രത്തില്‍ മിശ്രിതം ഒഴിച്ച് പാത്രം ഇതിലേക്ക് ഇറക്കി വയ്ക്കണം. എന്നിട്ട് നല്ലതുപോലെ മൂടിവയ്ക്കുക ഇരുപത്തിഅഞ്ച് മുപ്പത് minute ന് ശേഷം നല്ലതുപോലെ ഇരുപത്തിഅഞ്ച് മുപ്പത് minute ന് ശേഷം നല്ലതുപോലെ നല്ലതുപോലെ വെന്തുകഴിഞ്ഞാൽ gas~ gas off ചെയ്യണം. എന്നിട്ട് നല്ലതുപോലെ ചൂടാറിയതിനു ശേഷം, മുറിച്ചെടുക്കുന്നതാണ്. നല്ല tasty cake ready ആയ. ഇനി നമുക്ക് അടുത്തതായിട്ട്

തുവരപ്പരിപ്പ് അര cup, മുരിങ്ങക്കായ ഒരെണ്ണം, തക്കാളി ഒരെണ്ണം, ഉരുളക്കിഴങ്ങ് ഒരെണ്ണം, carrot ഒരെണ്ണം, വഴുതനങ്ങ ഒരെണ്ണം, വെണ്ടയ്ക്ക രണ്ടെണ്ണം